ഇരുമ്പ് ഈ കാലയളവിൽ കുട്ടികൾക്ക് നിർബന്ധമായി ലഭിച്ചിരിക്കേണ്ടതാണ്. സംമിക്രതാഹാരം ഭേദ്യം. സംമിക്രതാഹാരം. എന്താണ് സമി സമീകൃതാഹാരം കൊടുക്കുക. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും

ഇവ ഒരുപോലെ യല്ല വേണ്ടത്. സാധാരണ സ്ത്രീകൾക്കും ഗർഭിണികൾക്കും ഇവ വ്യത്യസ്ത അളവിലാണ് ആവശ്യമായിട്ടുള്ളത്. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ ഓരോ വിഭാഗക്കാർ ആവശ്യമായ സമീകൃതാഹാരത്തിന്റെ പട്ടികകൾ താഴെ കൊടുക്കുന്നു. കഴിവതും ഇവ പാലിക്കാൻ ശ്രമിച്ചാൽ ഈ ആരോഗ്യം നിലനിൽക്കാൻ സഹായിക്കും. കുറച്ചു കാര്യങ്ങൾ വരിവരിയായി എഴുതി വച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ന പ്രായക്കാർക്ക് പ്രായം പോലെ തരാം തിരിക്കും. nursery പ്രായ പ്രായക്കാർക്ക് സമീകൃതാഹാരം എങ്ങനെയെന്ന് വച്ചാൽ ഭക്ഷണ പദാർത്ഥം ധാന്യങ്ങൾ എന്നിവ ഇരുന്നൂറ്റിഎഴുപത് gram ഇൽ പയർ വർഗ്ഗങ്ങളും മുപ്പത്തഞ്ചു gram ഇല്ല കറികളിൽ അമ്പത് gram പച്ചക്കറികൾ മുപ്പത് gram അതേപോലെ പാല് എഴുനൂറ്റിയന്പത് എണ്ണ കൊഴുപ്പ് അടങ്ങിയ ഇരുപത്തിരണ്ടു gram മും പഞ്ചസാര ശർക്കര നാല്പത് gram മും. ഇതൊക്കെ ഒരു ഏകദേശ കണക്കാണ്

ഇരൂറ്റിഇരുബത് എന്ന് പറഞ്ഞു പയർ വർഗങ്ങളിൽ നിന്ന് നാല്പത്തഞ്ചു gram nursery പ്രായക്കാർക്ക് മുപ്പത്തഞ്ചു gram ഉണ്ടായിരുന്നു primary പ്രായക്കാർക്ക് അതിൽ നാല്പത്തഞ്ചു gram ആയി. അതിൽ പയർ വർഗ്ഗങ്ങൾക്ക് കുട്ടികൾക്ക് നാല്പത്തഞ്ചു gram വച്ചു രണ്ടാൾക്കും same. ഇലക്കറികൾ അമ്പത് gram പച്ചക്കറികൾ അമ്പത് കിഴങ്ങു വർഗങ്ങൾ അതുപോലെ പാല് ഇരുനൂറ്റി അമ്പത് milli എണ്ണ കൊഴുപ്പ് നാല്പത് gram ആൺകുട്ടികൾക്കും മുപ്പത്തിയഞ്ചു gram പെൺകുട്ടികൾക്കും പഞ്ചസാര ശർക്കര നാല്പത്തഞ്ചു grameach കൗമാരപ്രായക്കാരാവുമ്പോൾ അവർക്ക് ധാന്യങ്ങള് നാനൂറ്റി അമ്പത് പയർ വർഗങ്ങള് അമ്പത് പച്ചിലക്കറികള് അത് അത് നൂറ് നൂറ് gram പച്ചക്കറികൾ എഴുപത്തഞ്ചു ഇരുനൂറ് നൂറ് പഴവർഗങ്ങൾ മുപ്പത് പാല് നൂറ്റിയന്പത്. ഇതുപോലെ പ്രായപൂർത്തിയായ പുരുഷന്മാർക്ക് സമീകൃതാഹാരം എന്ന് പറഞ്ഞത് ധാന്യങ്ങൾ നാനൂറ്റിയറുപത് നല്ല അധ്വാനം ചെയ്യുന്നവർ ആണെങ്കിൽ അഞ്ഞൂറ്റിഇരുപത് കഠിനാധ്വാനം ചെയ്യുന്നവർ ആണെങ്കിൽ അതുമാതിരി അറനൂറ്റിഎഴുപത് പയറുവർഗങ്ങള് നാനൂറ്റി അത് അമ്പത് അറുപത് അതിൽ മുന്നേണം കുറഞ്ഞതെന്താന്നു വച്ചാൽ ജോലി ഇരുന്നു നല്ല കഠിനാധ്വാനം ചെയ്താൽ കഠിനാധ്വാനം ചെയ്ത ഒരു ശരീരത്തിനാവശ്യമായിട്ടുള്ള എല്ലാം ഇതുപോലെ ഓരോരോ സംഭവങ്ങളും കാര്യങ്ങളെല്ലാം കൃത്യമായി ഇനി പ്രായപൂർത്തിയായ സ്ത്രീകളുടെ സ്ത്രീകളുടെയാണെങ്കില് ധാന്യങ്ങൾ നാനൂറ്റിപത്ത് നാനൂറ്റിനാല്പത് കഠിനാധ്വാനം ചെയ്യുന്നവരാണെകിൽ നാനൂറ്റിഎഴുപത് വരെ പയറുവർഗങ്ങള് മാത്രം നാൽപ്പത് നാല്പത്തഞ്ചു അമ്പത് എന്നി രീതിയിലൊക്കെ കൊടുക്കേണ്ടതാണ്. ഇലക്കറികളും അതേപോലെ അത്യാവശ്യം അമ്പത് മുമ്പ് പറഞ്ഞ പോലെ നൂറ് ഇതുപോലെ എല്ലാം ശ്രദ്ധിക്കണം. ഭക്ഷണത്തിന്റെ കാര്യം ഒന്ന് പറഞ്ഞാൽ നിർത്തും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 കളിയ്ക്ക് ഉപയോഗിക്കുന്നത്. മൈതാനത്തിന്റെ ഒത്തനടുക്ക് ഇരുപതേ point പന്ത്രണ്ട് meter ല്‍ തീര്‍ത്ത ദീര്‍ഘ ചതുരാകൃതിയിലുള്ള pitch ആണ് കളിയുടെ കേന്ദ്രം. pitch ന്റെ രണ്ടറ്റത്ത് തടികൊണ്ടുള്ള മൂന്ന് വീതം കോലുകള്‍ സ്ഥാപിച്ചിരിക്കും. ഈകോലുകളെയാണ് wicket എന്ന് വിളിക്കുന്നത്. കളിയില്‍ മൊത്തം ഇരുപത്തിരണ്ടു പേരുണ്ടെങ്കിലും Football ല്‍ നിന്നും വ്യത്യസ്തമായി കളികളത്തില്‍ ഒരേ സമയം പതിമൂന്നുപേരെ കാണുകയുള്ളൂ. fielding team ലെ പതിനൊന്നുപേരും batting team ലെ രണ്ടുപേരും. Batting team ലെ പ്രധാന Batsman മാര്‍ നിലയുറപ്പിക്കുന്ന wicket ലേക്ക് fielding team ൻറെ bowlerpitch ന്റെ മറുവശത്തു നിന്നും പന്തെറിയുന്നു. Batsman മാര്‍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

ഏറ്റവും അധികം runs നേടുന്ന team കളിയില്‍ ജയിക്കുന്നു. ഇത്രയുമാണ് cricket കളിയുടെ രത്നച്ചുരുക്കം. പ്രധാനമായും രണ്ടുതരത്തിലുള്ള cricket മത്സരങ്ങളാണ് പ്രചാരത്തിലുള്ളത്. അഞ്ച് ദിവസം നീണ്ടുനില്‍ക്കുന്ന test cricket മത്സരങ്ങളും ഏകദിന നിയന്ത്രിത over മത്സരങ്ങളും. test cricket ഏകദിന cricket അടിസ്ഥാന മത്സരമാണെങ്കിലും ആധുനിക കാലത്ത് ഏകദിന മത്സരങ്ങള്‍ക്കാണ് ജനപ്രീതി ഇരുപത്തിരണ്ടു പേരു~ടെ മത്സരമാണെങ്കിലും ഇത്രയും പേര്‍ തന്നെ കളിക്കുന്ന ഇത്തരം കായിക ജനങ്ങളെ അപേക്ഷിച്ച് cricket ജനപ്രീതിയില്‍ പിന്നിലാണ്. ഇപ്പോഴും common wealth രാജ്യങ്ങളില്‍ ചില~ ചിലവയില്‍ മാത്രമേ ഈ കായിക വിനോദം ആസ്വദിക്കപ്പെടുന്നുള്ളൂ. cricket ന്റെ ജന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 football ആകട്ടെ ഒന്നര മണിക്കൂര്‍ ഒന്നര മണിക്കൂറില്‍ മത്സരം അവസാനിക്കുന്നു. ഇത്തരം കായിക വിനോദങ്ങളെ അപേക്ഷിച്ച് cricket ന്റെ നിയമങ്ങള്‍ സങ്കീര്‍ണ്ണമാ

cricketbat ഉം ball ഉം ഉപയോഗിച്ചുള്ള കളിയാണ്. എതിര്‍ team നേക്കാള്‍ കൂടുതല്‍ runs നേടുന്ന team മാണ് എന്നതാണ് കളിയുടെ ലക്ഷ്യം. ഒരു കളി innings കളായി വിഭജിച്ചിരിക്കുന്നു. ഒരു teambat ചെയ്യുമ്പോള്‍ എതിര്‍ teamfeild ചെയ്യുന്നു. രണ്ടാമത് bat ചെയ്യുന്ന team എതിര്‍ team നേടിയ

innings കൾ കളിക്കുന്ന test മത്സരങ്ങള്‍ രണ്ടാമത് bat ചെയ്യുന്ന team രണ്ട് innings കള്‍ bat ചെയ്തിട്ടും ആദ്യത്തെ ടീമി team ൻറെ ഒന്നാം innings ൻറെ score ഒപ്പമെത്തിയില്ലെങ്കില്‍ ആദ്യ team bat ചെയ്യുന്നതിലാണ്. അവര്‍ ഇന്നി innings ഉം അത്രയും runs ന് ജയിച്ചു എന്ന് പറയും. രണ്ടാമത് bat ചെയ്യുന്ന team ആദ്യം ആദ്യത്തെ team ൻറെ അത്രയും score ആണ് നേടിയതെങ്കില്‍ മത്സരം tie ആയെന്ന് പറയും. ഇത് വളരെ ഇത് വളരേ വിളരമായെ സംഭവിക്കാറുള്ളൂ.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 ഇരു team കളുടെയും ലക്ഷ്യം നേടുന്നതിനു മുമ്പേ മത്സരം സമയം അവസാനിച്ചു എങ്കില്‍, പ്രസ്തുത മത്സരം സമനിലയില്‍ അവസാനിച്ചു എന്ന് പറയും. ഒരു മത്സരത്തില്‍ ഓരോ team ഉം innings കള്‍ മാത്രമേ കളിക്കുന്നുള്ളൂ, എങ്കില്‍ ആ മത്സരത്തില്‍ ഓരോ team മും എറിയുന്ന പന്തുകളുടെ എണ്ണം നിയന്ത്രിച്ചിരിക്കും. ഏകദിനം അമ്പത് over. twenty twenty ഇരുപത് over എന്നീ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 ഇങ്ങനെയുള്ള മത്സരങ്ങ നിശ്ചിത over കള്‍ ക്കുള്ളില്‍ രണ്ടാമത്തെ team team ആദ്യത്തെ team നേടിയ score, score നേക്കാള്‍ അധികം നേ runs നേടുമ്പോള്‍ ആ team വിജയിക്കുന്നു. നിശ്ചിത over കള്‍ തീരുന്നതിനു മുന്‍പേ രണ്ടാമത്തെ team ലക്ഷ്യം നേടാതിരിക്കുകയോ, എല്ലാവരും പുറത്താവുകയോ ചെയ്യുമ്പോള്‍ ആദ്യ team വിജയിക്കുന്നു.

super over എന്ന രീതിയില്‍ വിജയികളെ നിശ്ചയിച്ചിരിക്കുന്നു. ഇരു team കളും ഓരോ over മാത്രം bat ചെയ്ത്, രണ്ടാമത്തെ team ആ ലക്ഷ്യം നേടുകയാണെങ്കില്‍ ആദ്യ team തോല്‍ക്കുകയും ചെയ്യുന്നു. ഒരു team ല്‍ പതിനൊന്ന് അംഗങ്ങള്‍ ഉണ്ടായിരിക്കും. കളിക്കാരന്റെ കഴിവിന് അനുസരിച്ച് batsman എന്നോ bowler എങ്കില്‍ bowler എന്നോ വേര്‍തിരിക്കുന്നു.

ശോഭിക്കാനാവുന്ന കളിക്കാരനെ all rounder റ് എന്ന് വിളിക്കും. all rounder മാരുടെ ഒരു team മി ൻറെ വിജയികളില്‍ നിര്‍ണ്ണായക ഘടകങ്ങളാണ്. cricket മത്സരം നിയന്ത്രിക്കുന്നവരില്‍ umpire മാർ എന്ന് വിളിക്കുന്നു. കളികളത്തിലുള്ള രണ്ട് umpire മാരാണ് മത്സരം നിയന്ത്രിക്കുന്നത്. ഇവരില്‍ പ്രധാനി ball ചെയ്യ ചെയ്യുന്ന wicket ന് പിന്നിലായിരിക്കും നിലയുറപ്പിക്കുക. പ്രധാ~ന തീരുമാനങ്ങളെല്ലാം ഈ സ്ഥാനത്തു നില്‍ക്കുന്ന umpire ആയിരിക്കും സ്വീകരിക്കുന്നത്. രണ്ടാമത്തെ umpire, square leg എന്നറിയപ്പെടുന്ന fielding സ്ഥാനത്ത് സമീപം നിലയുറപ്പിക്കും. batsman മാന്റെ നീക്കങ്ങള്‍ ഒരു വശത്തു നിന്നും.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

കളിക്കളത്തിനുള്ളിലുള്ള umpire മാര്‍ സങ്കീര്‍ണ്ണമായ തീരുമാനങ്ങളെടുത്താല്‍, മൂന്നാം umpire റെ ആശ്രയിച്ചായിരിക്കും മുന്നോട്ട് പോകുന്നത്. umpire മാര്‍ക്ക് പുറമെ രാജ്യാന്തര മത്സരങ്ങളില്‍ ഒരു match referee യും ഉണ്ടായിരിക്കും. മത്സരം, മത്സരം cricket നിയമങ്ങള്‍ അനുസരിച്ചു തന്നെയാണ്

കളിക്കിടയില്‍ score ചെയ്യുന്ന ചെയ്യപ്പെടുന്ന, run കളുടെയും wicket കളുടെയും, ball ചെയ്യുന്ന ഓരോ over ഉം കൃത്യമായി രേഖപ്പെടുത്തുകയാണ് ദൗത്യം. ആഹ് ഇതാണ് എനിക്ക് നന്ദി, നമസ്കാരം. hello നമസ്കാരം ഞാനിവിടെ വായിക്കുന്നത് കാലാവസ്ഥയെ കുറിച്ചാണ് ഭൗമാന്തരീക്ഷത്തിലെ മാറ്റങ്ങളെയാണ് കാലാവസ്ഥ എന്ന വാക്കുകൊണ്ട് ഏർ ഉദ്ദേശിക്കുന്നത്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 troposphere എന്ന അന്തരീക്ഷ ഭാഗ ഭാഗത്തെയാണ് മിക്ക കാലാവസ്ഥ കാലാവസ്ഥകളും നടക്കുന്നത് താപനില മാറ്റം മഴ എന്നിങ്ങനെ ദൈനംദിന മാറ്റങ്ങളെപ്പറ്റിയാണ് weather എന്ന വാക്ക് കൊണ്ട് വീവക്ഷിക്കുന്നത് ആഹ് വീവക്ഷിക്കുന്നതെങ്കിൽ ദീർഘനാളെടുക്കുന്ന നാളെടുത്ത് സംഭവിക്കുന്ന മാറ്റങ്ങളെ climate എന്ന വാക്കു കൊണ്ടാണ് english ൽ ഏർ വിവേ വീവക്ഷിക്കുന്നത് ഇതിനു രണ്ടിനും മലയാളത്തിൽ കാലാവസ്ഥ എന്നു തന്നെയാണ് പറയുന്നത് എടുത്തു പറയേണ്ടടുത്തോളം കാലാവസ്ഥ എന്നുദ്ദേശിക്കുന്നത് ഭൂമിയിലെ കാലാവസ്ഥയെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കാലാവസ്ഥ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 ഉഷ്‌ണ തരംഗങ്ങൾ കാട്ടുതീ വെള്ളപ്പൊക്കം ചുഴലിക്കാറ്റുകൾ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ എന്നിവയാണ് കാര്യമായ സ്വാധീനം ചെലുത്തുന്ന ഏറ്റവും സാധാരണയായ കാലാവസ്ഥാ സംഭവങ്ങൾ ഇരുപത്തിയാറായിരത്തിലധികം ആളുകളെ കൊന്നൊടുക്കിയ european ചൂട് തരംഗമാണ് ഈ വർഷത്തെ ഏറ്റവും മാരകമായ കാലാവസ്ഥ സംഭവം അതിൽ പതിനൊന്നായിരം പേർ ഫ്രാൻസിലാണ് ഈ വർഷത്തെ ഏറ്റവും ചെലവേറിയ കാലാവസ്ഥാ സംഭവം ഫ്ളോറിഡയിലും ക്യൂബയിലും കുറഞ്ഞത് നൂറ്റിപന്ത്രണ്ടു point ഒമ്പത് mill ആഹ് billion dollar ൻ്റെ

ഇപ്പൊ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയൊമ്പത് ആളുകളുടെ മരണവും മൊത്തത്തിൽ പതിനാല് point ഒമ്പത് billion dollar ന്റെ നാശനഷ്ടവുമാണ് വളരുന്ന വീട് നിർമിച്ചു കാലാവസ്ഥ വ്യതിയാനത്തെയും പ്രളയത്തെയും അതിജീവിക്കാം കാലാവസ്ഥ വ്യതിയാനത്തിന് മുഖ്യകാരണം അനഭലഷണീയമായ നിർമാണ രീതി architect ജി ശങ്കർ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 architect ജി ശങ്കർ പ്രളയം മാത്രമല്ല ഭൂകമ്പം വന്നാലും അതിജീവിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഭവന നിർമാണ രീതിയാണ് ഇനി കേരളം പിന്തുടരേണ്ടത് technology chairman architect ജി ശങ്കർ പറഞ്ഞു സർക്കാരിൻ്റെ ആര്യൻ ദിനാഘോഷത്തോടനുബന്ധിച്ച് എറണാകുളത്ത് മൈതാനത്തിൽ നടത്തിയ seminar ൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രളയനാന്തര അതിജീവനവും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

പ്രളയത്തിൽ വൻനഷ്ടമാണ് കേരളം നേരിട്ടത് പ്രളയത്തെ തുടർന്നുണ്ടായ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും life mission ഭവന നിർമ്മാണ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

പ്രകൃതിയിലെ നാപ്പതു ശതമാനം മരങ്ങളും മുറിക്കുന്നത് കെട്ടിട നിർമ്മാണത്തിനാണ് ധാരാളം ജലവും കെട്ടിടനിർമ്മാണ വേളയിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നു അതു കൊണ്ടുതന്നെ പരിസ്ഥിതി നാശവും ഊർജ്ജനഷ്ടവും കുറച്ച്‌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 ആണെന്നതിൽ നിരാശ വേണ്ട മുകൾ നില പണിയുകയും മുറി കൂട്ടി ചേർക്കുകയും പിന്നീട് പരിഗണിക്കാവുന്നതാണ് സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കാലഘട്ടത്തിൽ വളരുന്ന വീട് എന്ന സങ്കല്പം പിൻതുടരാവുന്നതാണ് പാർപ്പിട നിർമാണത്തിനായുള്ള ഉത്തമ യോജി അനുയോജ്യമായ ഭൂമിയിൽ നിർമ്മാണം മുതൽ കെട്ടിട നിർമ്മാണ രീതി വളരെ മികച്ച തെരഞ്ഞെടുപ്പു വേണമെന്നാണ് പ്രളയ പ്രളയാനന്തര കേരളം ഓർമ്മപ്പെടുത്തുന്നത്. പുഴയോരം പുഴയ്ക്ക് അവകാശപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുക നികത്തിയ ഭൂമിയിലെ നിർമിതികൾ പൂർണ്ണമായും ഒഴിവാക്കുക ഈർപ്പം നിലനിൽക്കുന്ന ഭൂമി കെട്ടിട നിർമ്മാണത്തിന് അനുയോജ്യമല്ല വെള്ളം വാർന്നു പോകാൻ ഉള്ള സൗകര്യമുള്ള പ്രദേശമാണ് പാർപ്പിട നിർമ്മാണത്തിന് ഏർ നിർമിക്കേണ്ടത് കൂടാതെ കാറ്റും വെളിച്ചവും കടന്നുപോകുന്ന രീതിയിലുള്ള നിർ നിർമ്മാണം അനിവാര്യമാണ് ഭവന നിർമാണത്തിനുള്ള സ്ഥലം തെരഞ്ഞെടുക്കുമ്പോൾ ജലസ്രോതസ്സുകൾ സാന്നിധ്യവും ഉറപ്പു വരുത്തണം ദുരന്ത ഭൂപടത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ വരാൻ സാധ്യതയുള്ള പ്രദേശമായ പ്രദേശമായാണ് കേരളത്തെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് കെട്ടിടത്തിൻ്റെ മൂലകൾ ബലപ്പെടുത്താനും അടിസ്ഥാനം അടിസ്ഥാനം അത് വീടിന്റെ തറ കൂടുതൽ ഉറപ്പുള്ളത് ആക്കാനും കെട്ടിട നിർമ്മാണ വേളയിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനിയൊരു പ്രളയമോ ഭൂകമ്പമോ പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ വന്നാലും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

life mission ൻ്റെ ലക്ഷ്യം പ്രളയത്തെ തുടർന്ന് ധാരാളം തൊഴിൽ ദിനമാണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തൊഴിൽ മെച്ചപ്പെടുത്തുക എന്നത് ഈ പദ്ധതിയുടെ മുഖ്യ മുദ്രയാ മുഖമുദ്രയാണ് ഭവന നിർമ്മാണത്തിന് നാല് ലക്ഷം രൂപ ധന സഹായം തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ നിർമ്മിക്കുന്ന കട്ട വിതരണം പുതിയ തൊഴിൽ card അനുവദിക്കുക തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കുക തുടങ്ങിയ കാര്യങ്ങൾ പദ്ധതിയുടെ ഭാഗമായി ചെയ്തുവരുന്നു ഇന്ത്യയുടെ കാലാവസ്ഥ ഭൂമിശാസ്ത്രപരമായി ഏറെ വലുപ്പമുള്ളതിനാലും പ്രതേകതയുള്ളതിനാലും വൈവിധ്യ മാർന്ന ദിനാന്തരീക്ഷ സ്ഥിതിയുള്ളതിനാലും ഇന്ത്യക്ക് പൊതുവായി ഒരു കാലാവസ്ഥയാണ് എന്നു വിശ്വസിക്കാൻ സാധിക്കില്ല ഒപ്പം സമ്പ്രദായത്തെ അടിസ്ഥാനമാക്കി പറയുമ്പോൾ ഇന്ത്യക്ക് പ്രധാനമായും ആറു കാലാവസ്ഥാ ഉപവിഭാഗങ്ങളാണ് ഉള്ളത് പടിഞ്ഞാറു ഭാഗത്ത് വരണ്ട മരുഭൂമി വടക്കുഭാഗത്തായി ആൽപൈൻ ഹിമാനികളും ഉള്ള അവസ്ഥ മഴക്കാടുകൾ നിറഞ്ഞ തെക്ക് പടിഞ്ഞാറ് ഭാഗവും വിവിധ എന്നിങ്ങനെ അവയെ ആഹ് തരം തിരിക്കാം പ്രാദേശിക adjustment ലൂടെ അന്താരാഷ്ട്ര മാനദണ്ഡത്തെ പോലെ പ്രധാനമായും നാല് കാലാവസ്ഥ അവസ്ഥകളാണ് രാജ്യത്തെ കാലാവസ്ഥ വകുപ്പ് നിർണയിച്ചിട്ടുള്ളത് പ്രാദേശിക ക്രമീകരണങ്ങളോടെ ശീതകാലം ജനുവരി ഫെബ്രുവരി വേനൽക്കാലം മാർച്ച് ഏപ്രിൽ മെയ് monsoon എന്നാൽ മഴക്കാലം ജൂൺ മുതൽ സെപ്റ്റംബർ വരെ monsoon നു ശേഷമുള്ള കാലം കാലഘട്ടം ഒക്ടോബർ മുതൽ ഡിസംബർ വരെ എന്നിവയാണ് അവ

open സമ്പ്രദായത്തെ അടിസ്ഥാനമാക്കി പടിഞ്ഞാറ് വരണ്ട മരുഭൂമികളും വടക്ക് ആൽപൈൻ തുന്ദ്ര ഹിമാനികൾ തെക്കു പടിഞ്ഞാറ് ദ്വീപു പ്രദേശങ്ങളിലെ മഴക്കാടുകളെ പിന്തുണയ്ക്കുന്ന ഈർപ്പമുള്ള ഉഷ്ണമേഖല പ്രദേശങ്ങൾ തുടങ്ങി ആറ് പ്രധാന കാലാവസ്ഥ വിഭാഗങ്ങൾ ഏർ കാലാവസ്ഥ ഉപവിഭാഗങ്ങൾക്ക് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്നു പല പ്രദേശങ്ങളും തികച്ചും വ്യത്യസ്തമായ micro climate കൾ ഉണ്ട് ഇത് ലോകത്തിലെ ഏറ്റവും കാലാവസ്ഥ വൈവിധ്യം ഉള്ള രാജ്യങ്ങളിൽ ഒന്നായി

വേനൽ monsoon എന്നിങ്ങനെ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രവും ഭൂമി ശാസ്ത്രപരമായ കാലാവസ്ഥാപരവുമായ നിർണായകമാണ് വടക്കു പടിഞ്ഞാറൻ താർ മരുഭൂമിയും വടക്ക് ഹിമാലയം സാംസ്കാരികമായും സാമ്പത്തികമായും സാ പ്രധാനമായും ഒരു monsoon ഭരണസൃഷ്ടി സൃഷ്ടിക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു

ഉത്തരേന്ത്യയുടെ ഭൂരിഭാഗവും അങ്ങനെ ചൂട് നിലനിർത്തുന്നു അല്ലെങ്കിൽ ശൈത്യകാലത്തെ നേരിയ തണുപ്പോ തണുപ്പോ മാത്രമായിരിക്കും ഇത് അണക്കെട്ട് വേനൽക്കാലത്ത് ഇന്ത്യയിലെ മിക്ക പ്രദേശങ്ങളിലും ചൂട് നിലനിർത്തുന്നു okay thank you hello നമസ്ക്കാരം ഞാൻ ഗംഗാ സമതലത്തെക്കുറിച്ചാണ്‌ പറയുന്നത് BCE രണ്ടായിരം ആണ്ട് കിഴക്കൻ യൂറോപിലെ പോളണ്ട് മുതൽ മന്ദ്യ മന്ദശി വരെ ഉള്ള പുൽപ്രദേശത്ത് താമസിച്ചിരുന്നവർ നാടോടികളായി ഇട ഇടയന്മാരായിരുന്നു ആയിരുന്നു ജനസംഖ്യ വർദ്ധനവും കാലികൾക്കാവിശ്യമായ പുൽമേടുകളുടെ കുറവും ദൂരദേശങ്ങളിലേക്ക് സഞ്ചരിക്കാൻ അവരെ പ്രേരിപ്പിച്ചു അവർ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും തെക്കോട്ടും സംഘങ്ങളായി സഞ്ചരിച്ചു കന്നുകാലികളെയും തങ്ങൾ ഇണക്കി വളർത്തിയ കുതിരകളെയും അവർ കൂടെ കൂട്ടി യാത്രക്കിടയിൽ കണ്ട് മുട്ടിയ പല തരകര തരക്കാരായ ജനവിഭാഗങ്ങളോട് കലഹിച്ചും ഇഴുക്കിചേർന്നും അവർ മുന്നോട്ട് നി മുന്നോട്ട് നീങ്ങി അവരിൽ ഒരു വിഭാഗം യൂറോപ്പിലേത്തി തെക്കോട്ടും സഞ്ചരി ചവരിൽ ഒരു വിഭാഗം ഇറാൻ അഫ്ഗാനിസ്ഥൻ വഴി ഇന്ത്യയുടെ വടക്കു പടി പടിഞ്ഞാറൻ ദേശത്തെത്തി ചേർന്നു അവർ ഇവർ ആര്യന്മാർ എന്നറിയപ്പെടുന്നു അവരുടെ ഉച്ചാരണ സാമ്യവും അർത്ഥ സാമ്യവും ശ്രദ്ധിക്കൂ ഈ സമ ആനത ഭാഷകളുടെ പൊതു ക്കാണ് വിരൽ ചൂണ്ടുന്നത് യൂറോപ്പിന്റെയും ഏഷ്യയുടെയും വിവിധ ഭാഗങ്ങളിലേക്കു കുടിയേറിയവർ സംസാരിച്ചിരുന്ന ഈ ഭാഷകൾ പൊതുവെ ഇൻഡോ europian ഭാഷകൾ എന്നിങ്ങ എന്നറിയപ്പെടുന്നു ഈ ഭാഷകളിൽ ഒന്നായ സംസ്‌കൃതം സംസാരിച്ചിരുന്നവർ ആര്യന്മാർ എന്നറിയപ്പെടു ന്നിരുന്നു സംസ്‌കൃതത്തിൽ രചിക്കപ്പെട്ട ആദ്യത്തെ കൃതി ത്രികോജമാണ് ആര്യന്മാരുടെ സഞ്ചാരത്തെ സൂചിപ്പിക്കുന്ന ചില പരാമർഷണങ്ങൾ ത്രിങ്കോജത്തിൽ കാണാം ചുവടെ തന്നിട്ടുള്ള സംഭാഷണം ശ്രദ്ധിക്കൂ തൃങ്കോചത്തിൽ പരാമർശിക്കുന്ന ദേവേന്ദ്രത്തെ വേ വേട്ട പെ ട്ടിയായ തരമയും തൻദ്ദേശിയായ പ്രണികളും തമ്മിലുള്ള ഒരു സംഭാഷണമാണിത് ആര്യന്മാർ തൻദ്ദേശ വാസികളെ പണികളോട് കന്നുകാലികളെ ആവിശ്യപ്പെട് ടുന്നതാണ് ഈ സംഭാഷണത്തിന്റെ ഉള്ളടക്കം ഏകദേശം

ജനജീവിതം സപ്തസ ഹൈന്ദവ പ്രദേശത്തെ അന ജനജീവിതത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്നത് തൃകോതത്തിൽ നിന്നാണ് ആ പ്രദേശത്തെ ജനജീവിതത്തിന്റെ പ്രത്യേകത പ്രത്യേകതൾ എന്തെല്ലാമായിരുന്നു എന്ന് നമ്മക്ക് പരിശോധിക്കാം ആര്യൻമ്മാർ വിവിധ ത ഗോത്രങ്ങളാ ളായാണ് ജീവിച്ചത് ഓരോ ഗോത്രവും നിരവധി കുടുംബങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു ഗോത്രത്തിലെ മുതിർന്ന് മുതിർന്ന അങ് അംഗത്തെ ഗോത്ര തലവനായി തെരഞ്ഞെടുത്തിരുന്നു ഗോത്ര തലവന്മാരെ സഹായിക്കാൻ ഗോത്ര സഭകൾ ഉണ്ടായിരുന്നു വിവിധ വിവാദ സഭ സമിതി എന്നീ പേരുകളിലാണ് ഗോത്രസഭകൾ അറിയപ്പെട്ടിരുന്നത് ആര്യന്മാരുടെ പ്രധാന തെ തൊഴിലുകൾ കന്നുകാലി വളർത്തലും കൃഷിയുമായിരുന്നു കന്നുകാലി കൾക്കും മേച്ചിൽ പുറങ്ങൾക്കുംവേണ്ടി യുദ്ധങ്ങൾ നടത്തിയിരുന്നു ആര്യന്മാരുടെ ആദ്യകാല വിശ്വാസ ങ്ങൾ ലളിതവും പ്രകൃ പ്രകൃതി ആദാ ആരാധനയില ദിഷ്ടിതവുമായിരുന്നു ഇന്ദിയൻ ഇന്ദ്രനായിരുന്നു ഈറ്റു ഏറ്റവും പ്രധാനപ്പെട്ട ദൈവം കൂടാതെ അന്തി വരുണൻ മരുത് സൂര്യൻ തുടങ്ങിയ ദൈവങ്ങളെയും അവർ ആരാധിച്ചിരുന്നു കാലി സഭ തി കാലി സമ്പത്തിന്റെ ഉം വർദ്ധനവിനായി പ്രത്യേക പ്ര പ്രാർ പ്രാർത്ഥനകളും അനുഷ്ട്ടാനങ്ങളും അവർ നടത്തിയിരുന്നു ഗംഗാ സമതലത്തേക്ക് BCE ആയിരത്തോടെ സപ്തസ ഹൈന്ദവ പ്രദേശത്തു നിന്ന് ആര്യന്മാർ ഗംഗാ സമതലത്തേക്കും ത്തിലേക്കു വ്യാപിക്കാൻ തുടങ്ങി എന്തായിരിക്കാം കാരണം സപ്തസ ഹൈന്ദവ പ്രദേശത്തു നിന്ന് കാടുവെട്ടി കരിച്ചാണ് ആര്യന്മാർ ഗംഗാ സമതലത്തിലെ വന പ്രദേശത്തിൽ പ്രദേശങ്ങളിലേക്ക് ങ്ങളിലേക് കുടിയേറിയത് ഇരുമ്പായുധങ്ങളുടെ ഉപയോഗമായിരുന്നു ഈ വ്യാപാരണ ത്തെ ഏറെ സഹായിച്ചത് BCE ആയിരം മുതൽ അറുന്നൂർ വരെയുള്ള ഈ കാലഘട്ടത്തെ കുറിച്ച് അറിവു ലഭിക്കുന്നത് പിൽ കാല ദേവ വേദങ്ങളായ എ അഥർവ വേദം സാമവേദം യജുർവേദം എന്നിവർ നി എന്നിവയിൽ നിന്നാണ് ആര്യന്മാരുടെ കിഴക്കോട്ടുള്ള വ്യാപനത്തിന് പുരാവസ്തു തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ഉത്തർപ്രദേശിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ച ഇരുമ്പായുധങ്ങളുടെയും ചാര നിറത്തിലുള്ള മൺപാത്രങ്ങളുടെയും അവ അവശിഷ്ട്ടങ്ങൾ അവയിൽ പ്രധാനമാണ് കാർഷിക സമൂഹത്തിലേക്ക് ഗംഗാ സമതലത്തിലെത്തിയ ആര്യന്മാർ ഇരുമ്പായുധങ്ങൾ ഉപയോഗിച്ച് കാടുകൾ വെട്ടി തെളിച്ചു ഇരുമ്പിന്റെ കൊഴു ഘടിപ്പിച്ച കലപ്പകൾ ഉപയോഗിച്ച് നിലം ഉഴുത് മറിച്ച് കൃഷി ചെയ്‌തും കൃഷിയുടെ വ്യാപനത്തോട് ആര്യന്മാർ സ്ഥിരവസമാ മുള്ള കാർഷിക സമൂഹമായി മാറി നാടോടികളായ ജനങ്ങൾ സ്ഥിര താമസമാക്കിയ പ്രദേശം ജനവ്രതം എന്നറിയപ്പെടുന്നു ഗോത്രത്തലവൻ രാജാവായി മാറി രാജഭരണം പരമ്പ രാ ഗതമായിരുന്നു ഗോത്രസഭയുടെ പ്രധാന്യം പ്രാധാന്യം നഷ്ട്ടപ്പെട്ടു കൃഷി ഭൂമി സം രക്ഷിക്കുന്നതിനു പകരമായി കർഷകർ രാജാവിന് ഉത്പാദനത്തിന് ഒരു പങ്ക് നികുതിയായി നൽകുന്നു നൽകുന്ന രീതി നടപ്പിൽ വന്നു ബാലി ബാക എന്നീ പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത് സമൂഹം നാല് വിഭാഗങ്ങളായി വിഭചിക്കപ്പെട്ടിരുന്നു തന്നിട്ടുള്ള പട്ടികയിൽ നിന്ന് അവ കണ്ടെത്താം വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും ഈ കാലഘട്ടത്തിൽ വലിയ മാറ്റങ്ങളും ഉണ്ടായി കാലത്തെ പ്രധാന ദൈവങ്ങളായ ഇന്ദ്രനും അന്തിക്കും പ്രാധാന്യം നഷ്ടപ്പെടുകയും പ്രജാപതി വിഷ്ണു എന്നിവരുടെ പ്രധാന്യം വർദ്ധിക്കുകയും ചെയ്തു

ചെലവേറിയതായി മാറി പുരോഹിതർ കൂടുതൽ ശക്തരായി നഗരങ്ങൾ ഉയരുന്നു മണ്ണിന്റെ ഫല പുഷ്ടിത തയും ഇരുമ്പിന്റെ ഉപയോഗവും ഗംഗാ സമതലത്തെ മികച്ച കർഷകോൽ പ്പന കേന്ദ കേന്ദ്രമാക്കി മാറ്റി ഇത് മിചൊൽപാദനത്തിനും കൈമാറ്റ കേന്ദ്രങ്ങളുടെ വളർച്ചയ്ക്കും കാരണമായി കൈമാറ്റ കേന്ദ്രങ്ങൾ പിൽ കാലത്ത് നഗരങ്ങളായി വളർന്നു കച്ചവടത്തിനായി ജനങ്ങൾ നഗരങ്ങളിൽ സ്ഥിരതാമസ്സമാക്കി ഇങ്ങനെ ഉയർന്നു വന്ന നഗരങ്ങളിൽ പ്രധാനപ്പെട്ട പെട്ടവയായിരുന്നു രാജാ ഗൃഹം ശ്രാവസ്തി വൈശാലി ബനാറസ് കുശി നഗരം കൗശംബി എന്നിവ ഇവയെ പരസ്പ്പരം ബന്ധിപ്പിച്ചു കൊൺ ബന്ധിപ്പിച്ചു കൊണ്ട് വാണിജ്യ വാത കങ്ങൾ നിലവിൽ വന്നു നഗരങ്ങൾ കേന്ത്രീകരിച്ച് കച്ചവടത്തിലും കെ കൈത്തൊഴിലുകളിലും ഏർപ്പെട്ട പുതിയൊരു സമൂഹം ഉയർന്നു വന്നു സാധനങ്ങളുടെ കൈമാറ്റത്തിന് നഗരങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്ന നാണയങ്ങൾ ചിത്രത്തിൽ നൽകിയിട്ടുണ്ട് ള്ളത് നൽകിയിട്ടുള്ളത് പുതിയ ആശയങ്ങൾ രൂപപ്പെടുത്തു മുകളിൽ സൂചിപ്പിച്ച സാമൂഹിക മാറ്റങ്ങൾ ജനങ്ങളുടെ ചിന്തയിൽ സ്വാധീനം ചെലുത്തി BC ഏർ ഈ ആറാം നൂറ്റാണ്ടിലാണ് ഇത് കൂടുതൽ പ്രകടമായത് എന്തായിരിക്കാം ഈ മാറ്റങ്ങൾക്ക് പ്രേരിപ്പിച്ച ഘടകങ്ങൾ വർധിച്ചു വന്ന യാഗങ്ങൾ അവയുടെ

പുരോഹിതൻമാർ അനിയത്രിതമായി സമ്പത്തും അധികാരവും കൈക്കലാക്കി കച്ചവടവും നഗരങ്ങളും ങ്ങളും വളർന്നതോടെ

താഴ്ന്ന സ്ഥാനമേ അവർക്ക് ലഭിച്ചിരുന്നുള്ളു ഈ സാമൂഹിക വ്യവസ്ഥക്കെതിരെ നിരവധി ചിന്താഗതികൾ ഇന്ത്യയുടെ വടക്കു കിഴക്കൻ പ്രദേശത്ത് ഉയർന്നു വന്നു ഇത്തരം ചിന്താ രീതികൾ

ചെലുത്തിയതും ജൈന മതവും ബുദ്ധമതവും ആയിരുന്നു ചിന്തിക കന്മാർ ചാർവകൻമാർ തുടങ്ങിയവരും ശ്രമണ വിഭാഗത്തിൽ പെട്ടതാ യിരുന്നു എല്ലാം ജീവികൾ എല്ലാ ജീവികളോടും കരുണ കാണിക്കണമെന്ന പാഠമാണ് ഇത് നമ്മെ പഠിപ്പിക്കുന്നത് ഈ തത്വത്തെ ആണ് അഹിംസ എന്ന് വിളിക്കുന്നത് അഹിംസ പ്രധാന തത്വമായി സ്വീകരിച്ച ശ്രീബുദ്ധനാണ് ഈ കഥയിലെ രാജകുമാരൻ അദ്ദേഹത്തെ ബുദ്ധമതം സ ഏർ അദ്ദേഹം ആണ് ബുദ്ധമതം സ്ഥാപിച്ചത് BCE ആറാം നൂറ്റാണ്ടിൽ വളർന്ന് വന്ന കാർഷിക സമ്പത്ത് വ്യവസ്‌

പ്രാർത്ഥനകളോ യാ യാഗങ്ങളോ ആഗ്രഹങ്ങൾക്ക് ആഗ്രഹങ്ങൾക്ക് അറുതി വരൂ തുക ഇല്ല അതിനാൽ മതചടങ്ങുകൾക്ക് പകരം ശ്രീബുദ്ധൻ യുടെ ധർ മ്മിക ജീവിതത്തിനാണ് പ്രധാനം നൽകിയത് ഇന്ത്യക്ക് അകത്തും പുറത്തും ബുദ്ധമതം അതിവേഗം പ്രചരിച്ചു താലി ഭാഷയിലെ ലുദിയ കങ്ങല് ലാണ് ബുദ്ധമത തത്വങ്ങളെ പ്രധാനമായും ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ബുദ്ധമതം ഇന്ത്യയുടെ സമസ്‌കാരത്തിന്റെ നിരവധി സംഭാവനകൾ നൽകിയിട്ടുള്ള ട്ടുള് ബുദ്ധമതം പ്രചരിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംഘത്തിന്റെ പ്ര പ്രവർത്തന രീതി സമൂഹത്തിൽ ജനാധിപത്യ ബോധവും മൂല്യ ബോധവും വളർത്തു ന്നതിന് സഹായകരമായി ബുദ്ധമായതിന്റെ പ്രചരണത്തിനായി രാജ്യത്തിൻറെ വിവിധ ഭാഗങ്ങളിൽ ഗുഹകൾ വിവാ ലിഹാ രങ്ങൾ തമ്പനങ്ങൾ എന്നിവ നിർമ്മിച്ചു ഇത് കലാ രംഗത്ത് കൈവരിച്ച പുരോഗതി യുടെ തെളിവുകളിൽ കൂടി തെളിവുകൾ കൂടിയാണ് ഇന്ത്യയും വിദേശ രാജ്യങ്ങളും തമ്മിൽ വാണിജ്യ സാംസ്‌കാരിക ബന്ധങ്ങൾ വളർത്തുന്നതിലും ബുദ്ധമതം വലിയ പങ്ക് വഹിച്ചു

ഇന്ത്യയുടെ വിദ്യാഭ്യാസ പുരോഗ തിയിൽ ബുദ്ധ വ്യഹാരങ്ങൾ വലിയ പങ്കു വഹിച്ചിട്ടുണ്ട് നള നളന്ദ തുടങ്ങിയ സർവ്വകലാശാലകൾ ബുദ്ധമത പഠനത്തിന്റേയും വിദ്യാഭാസ്യത്തിന്റേയും പ്രധാന കേന്ദ്ര ങ്ങളായിരുന്നു കലാ ക്രമ കലാക്രമത്തിൽ ബുദ്ധമതം അതിന്റെ ജന്മ നാട് യാ ജന്മനാടായ ഇന്ത്യയിൽ അന്ത അന്തപ്രതി ക അന്തപതിക്കാൻ തുടങ്ങി ആരംഭത്തിൽ കിട്ടിയത് പോലെ രാജാക്കൻമാരുടെ പിന്തുണ പിൽകാലത്ത് ലഭിച്ചില്ല മഹാനായ മഹാനിൽ നിന്നും പിനായ മെന്നും രണ്ടായി വിഭചി ഇന്ന്ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് റൊണാൾഡോ നെ പറ്റിയാണ് CD national air team റൊണാൾഡോ തൻറെ carrier ആരംഭിച്ചത് മികച്ച പ്രകടനം കാഴ്ചവച്ച ഇദ്ദേഹം രണ്ട് season കൾക്കു ശേഷം spon sponti team ലേക്ക് മാറിയത് റൊണാൾഡോയുടെ മികച്ച കഴിവുകൾ ശ്രേമി ശ്രദ്ധിച്ച manager manager sir അലക്സ് സർബസല്‍ രണ്ടായിരത്തി മൂന്നിൽ പതിനെട്ട് വയസ്സുള്ള റൊണാൾഡോയുമായി പന്ത്രണ്ട് ലക്ഷം ലക്ഷത്തിലും കരാറിൽ ഏർപ്പെട്ടു ആ season ലെ റൊണാൾഡോ തന്റെ ആദ്യ club നേരായ നേട്ടമായ FA cup നേടി രണ്ടായിരത്തി നാലിൽ യൂറോ cup ൽ ഇദ്ദേഹം ഉൾപ്പെട്ട പോർച്ചുഗൽ ടീം രണ്ടാം സ്ഥാനം നേടി. രണ്ടായിരത്തി എട്ടിൽ റൊണാൾഡോ തൻറെ ആദ്യ ഫിഫ ചാമ്പ്യൻ ലീഗ് നേടി കല കലാശകളിലൊക്കെ മികച്ച കളിക്കാരൻ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇദ്ദേഹമായി അദ്ദേഹം വർഷം റൊണാൾഡോ FIFA world cup player of the year ആയും